ഇല്ല ഇല്ല. body മാത്രം. പിന്നെ ഏർ lens വരുമ്പോൾ twenty eight ഒക്കെ ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുപ്പത്തെട്ട് നാൽപ്പത് രൂപയുടെ ഉള്ളിലാണ്.

പിന്നെ eighty five ഉം ഏകദേശം ഒരു എൺപത് രൂപ, എൺപതിന്റെ മേലെ എന്തോ ആയിട്ടുണ്ട്. തൊണ്ണൂറ് ന്റെ അടിയിൽ ആയിട്ടുണ്ട്. ഇതിൻറെ കൂടെ അതിൻറെ ബാറ്ററിയും കാര്യങ്ങളുമൊക്കെ ഇല്ല battery അതിലുണ്ടാകും. separate പിന്നെ എന്തായാലും work ഒക്കെ ചെയ്യാനും ഉദ്ദേശിച്ചാണ് നമ്മൾ എടുക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ എന്തായാലും ഏർ ഒരു battery കൂടി extra എന്തായാലും വേണ്ടിവരും.

നിങ്ങൾ പിന്നെ lap ഏതാണ് use ചെയ്യുന്നത് edit ചെയ്യാൻ?

ഏതിലാ edit ചെയ്യല്? app? ഞാൻ light room ഉം photoshop ഉം ഉണ്ട്. രണ്ടിലും ഞാൻ ചെയ്യൽ ഉണ്ട്.

light room ൽ ആണ് ചെയ്യല് ഈ camera course ന്റെ കൂടെത്തന്നെ ഏർ add ചെയ്തിട്ട് editing പഠിക്കാൻ പറ്റില്ലേ? അത് ഒരുമിച്ചുതന്നെയേ നോക്കുന്നുണ്ടാവുകയുള്ളൂ. രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു ഏർ ഇതിൽത്തന്നെ ഉണ്ടാകും. ങ്ഹാ അപ്പൊ അങ്ങനെ നോക്കുകയാണല്ലേ നല്ലത്? ഉം diploma ആയിട്ട് മൊത്തത്തിലായിട്ട് നമുക്ക് അങ്ങനെയായിരിക്കും വരുന്നത് multimedia multimedia യുടെ ഒരു section ആയിട്ടായിരിക്കും വരുന്നത്. എല്ലാതും ഉണ്ടാകും. ഇത് എത്ര course ആ? ഒരു വർഷത്തെ course ആ?

ആ. എറണാകുളത്ത് പഠിക്കുകയാണ് നല്ലത് അല്ലെ? ബാംഗ്ലൂർ ഉണ്ടോ എന്നറിയാമോ? ബാംഗ്ലൂർ എന്തായാലും ഉണ്ടാകും. അത് sure ആണ്. എനിക്ക് correct ആയിട്ട് അതിന്റെ details അറിയില്ല. പക്ഷെ എന്തായാലും sure ആയിട്ട് ഉണ്ടാകും. ആ ആ. വേണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ വീട്ടുകാരോട് സംസാരിച്ചുനോക്കണം. കുഴപ്പമില്ല. താല്പര്യം ഉണ്ട് എന്നുതന്നെ പറയാം. എന്റെ താല്പര്യം നോക്കിയിട്ടാണ് എനിക്ക് പണ്ടുമുതലേ ഇതിനൊക്കെ ഒരു താല്പര്യം ഉള്ളകൊണ്ട് photo എടുക്കാനും ഇതിനൊക്കെ നല്ല interest ആണ്. ഇപ്പൊ വീട്ടിൽ ആണേലും വീട്ടിൽ എന്തെങ്കിലും function ഉണ്ടാവുകയാണേലും പുറത്തുന്ന് camera ഒക്കെ rent ന് എടുത്ത്

photographer ആ ഒരു വില ഉണ്ടാകും. പക്ഷെ നാട്ടിൽ എന്നു പറയുമ്പോൾ photographer ഓ പിന്നെ maximum എ അങ്ങനെ work ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽത്തന്നെ വീട്ടുകാര് കൂടുതൽ ഇതൊക്കെ ഇത് ഇപ്പോഴും ഒരു profession ആയിട്ട് keep ചെയ്യുക നമ്മുടെ ഈ work ആയിട്ട് തന്നെ കൊണ്ടുപോവുക. കാരണം കാണുന്ന എല്ലാവരേം കൂട്ടുകാരുടെ photo ഒക്കെ എടുത്തിടുക. അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ എന്താണെന്നുവെച്ചാൽ അത് നമ്മുടെ work നെ ഒരുപാട് ബാധിക്കും. first ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു photo എടുത്തുതരില്ല എന്ന് പറയുമ്പോഴേയ്ക്ക് എന്നിട്ടുനമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ എന്തെന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പം എന്റെ കൂടെയുള്ള എന്റെ കൂട്ടുകാരന്റെ നാല് photo എടുത്തുകൊടുത്തു അല്ലെങ്കിൽ നാലാളുടെ photo എടുത്തുകൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അപ്പുറത്തേയ്ക്ക് വേറൊരാളുടെ അതിനാൽത്തന്നെ ചെയ്തുകൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇരുപത് രൂപയ്ക്ക് ചെയ്തുകൊടുക്കണ work ഇപ്പോൾ പതിനഞ്ചുരൂപ പറഞ്ഞുകഴിഞ്ഞാലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തിനാണിത്ര പൈസ എന്നുള്ള ആയിരിക്കും. പ്രത്യകിച്ച് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണ് കേട്ടോ. അല്ലാത്തവർക്ക് നമ്മൾ ഇപ്പോൾ എത്ര പറഞ്ഞുകഴിഞ്ഞാലും അവർക്കത് വിഷയമുണ്ടാകില്ല. കാരണം ഈ ഇതി~ഇനിയുള്ള കാലത്ത് അങ്ങോട്ടേയ്ക്ക് എന്തായാലും photography എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കുകയാണ്. ഇപ്പം എല്ലവരും ഇതിന്റെ പുറകെ ആണ്. ങ്ഹാ. എല്ലാവരും ഇതിന്റെ പുറകേയാണിപ്പോൾ. എന്തൊരു, എന്തൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിന്റെ back ൽ ഒരു camera എന്തായാലും ഉണ്ടാകും. ഏതു flex ആയാലും. എന്തു പരസ്യം ആണെങ്കിലും, എന്ത് video ആയാലും എല്ലാത്തിന്റെയും പുറകിൽ. എന്തായാലും sure ആയിട്ടുമുണ്ടാകും.

നല്ല അവസരങ്ങളും നല്ല കഴിവുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എത്രവേണമെങ്കിലും നമുക്ക് top ൽ എത്താൻ പറ്റുന്ന ഒരു field ആണ്. ങ്ഹാ ഹാ. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കട്ടെ. എന്തായാലും നിങ്ങളെ വിളിക്കാം. നിങ്ങളെ work ഉണ്ടെങ്കിൽ വിളിക്കാം എന്തായാലും. ഇൻഷാ അള്ളാ.

ഉം. എന്ന okay. ഞാൻ നിങ്ങളെ contact ചെയ്യാം. നിങ്ങളെ contact ചെയ്യാം ഞാൻ. എന്തേലും ഉണ്ടേൽ വിളിക്കാം. ആ ആ. work ഉണ്ടെങ്കിൽ വിളിക്കുന്നുണ്ട് ഞാൻ.

ആ okay. hello നമസ്ക്കാരം ഞാൻ ഇന്നിവിടെ വായിക്കുന്നത് കായികത്തെ കുറിച്ചാണ് കായികം ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെയോ game നെയോ സംബന്ധിക്കും പലപ്പോഴും മത്സരപരവും കൂടാതെ അല്ലെങ്കിൽ സംഘടിതവുമാണ് അത് പങ്കെടുക്കുന്നവർ ആസ്വാദനവും ചില സന്ദർഭങ്ങളിൽ കാണികൾക്ക് വിനോദവും നൽകുമ്പോൾ ശാരീരിക കഴിവുകളും കഴിവു

നൂറുകണക്കിന് കായിക ഇനങ്ങൾ ഉണ്ട് ഒറ്റ മത്സരാർത്ഥികൾക്ക് ഇടയിൽ നിന്ന് ഒരേ സമയം നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നവർ വരെ ഒന്നെങ്കിൽ team കളിലെ വ്യക്തികളെയോ മത്സരിക്കുന്നു പോലുള്ള ചില കായിക ഇനങ്ങൾ അയില് മത്സരാത്ഥികൾക്ക് ഒരേ സമയം അല്ലെങ്കിൽ തുടർച്ചയായി ഒരു വിജയമായി മത്സരിക്കാം മറ്റുള്ളവരിൽ മത്സരം രണ്ട് വർഷങ്ങൾക്കിടയിലാണ് ഓരോന്നും മറ്റൊന്നിന് മറികടക്കാൻ ശ്രമിക്കുന്നു ചില sports ഒരു tie അല്ലെങ്കിൽ draw ആയി അനുവദിക്കുന്നു അതിൽ ഒരു വിജയ്‌ യെ ഇല്ല ഒരു വിജയിയെയും ഒരു പരാജിതനെയും ഒറപ്പാകാൻ മറ്റുള്ളവർ ഏർ ടെയും breaking രീതികൾ നൽകുന്നു ഒരു champion നെ സൃഷ്ട്ടിക്കുന്ന tournament ഇൽ നിരവധി മത്സരങ്ങൾ ക്രമീകരിക്കാം പല sports league കളും ഒരു സാധാരണ sport season season ൽ game കൾ ക്രമീകരിച്ച് ഒരു വാർഷിക champion ആക്കുന്നു ചില സന്ദർഭങ്ങളിൽ play off കൾ കായിക ഏർ കായിക ക്ഷമത അല്ലെങ്കിൽ ശാരീരിക വൈവിധ്യം എന്നിവയെ അടിസ്ഥാനമാക്കി ഉള്ള പ്രവർത്തനങ്ങളുടെ ഒരു സംവിധാനമാണ് sports പൊതുവെ അംഗീകരിക്കപെടുന്നത് olympics game പോലുള്ള പ്രധാന മത്സരങ്ങൾ ഏർ ഈ നിർവി നിർവചനം പാലിക്കുന്ന sports മാത്രം അംഗീകരിക്കുന്നു council of യൂറോപ് പോലെയുള്ള പ്രവർത്തനങ്ങളെ തടയുന്നു എന്നിരുന്നാലും മത്സരാധിഷ്ഠിതം എന്നാൽ ശാരീരികവും അല്ലാത്തതുമായ നിരവധി പ്രവർത്തനങ്ങൾ mind sports ആയി അംഗീകരിക്കപ്പെടുന്നു അന്താരാഷ്ട്ര olympic committeechess നെയും നെയും നല്ല കായിക വിനോദമായി അംഗീകരിക്കുന്നു കൂടാതെ അന്താരാഷ്ട്ര sports federation ഏർ federation association ആയ sports അഞ്ച് അശരീരിക ശാരീരികേതര കായിക ഇനങ്ങളെ അംഗീകരിക്കുന്നു bridge chess draft കൾ go see and key കൂടാതെ sports ആയി അംഗീകരിക്കാവുന്ന mind game കളുടെ എണ്ണവും പരിമിതപെടുത്തുന്നു sports നെ സാധാരണ ആയി നിയന്ത്രിക്കുന്നത് ഒരു കൂട്ടം നിയമങ്ങളോ ആചാരങ്ങളോ ആണ് ഇത് ന്യായമായ മത്സരം ഉറപ്പാക്കാനും വിജയിയെ ഏർ ഗമായി വിലയിരുത്താനും സഹായിക്കുന്നു goal കൾ നേടുക അല്ലെങ്കിൽ ആദ്യം ഒരു line cross ചെയ്യുക തുടങ്ങിയ physical event കൾ അവിടെ വിജയത്തെ നിർണ്ണയിക്കാനാവും സാങ്കേതിക പ്രകടനം അല്ലെങ്കിൽ കലാപരമായ മതിപ്പു പോലുള്ള വസ്തുനിഷ്ടമായ അല്ലെങ്കിൽ ആത്മനിഷ്ടമായ അളവുകൾ ഉൾപ്പെടെ കായിക പ്രകടനത്തെ ഘടകങ്ങൾ score ചെയ്യുന്ന judge മാർക്കും ഇത് നിർണ്ണയിക്കാനാവും പ്രകടനത്തിന്റെ രേഖകൾ പലപ്പോഴുംസൂക്ഷിക്കുന്ന ജനപ്രിയ കായിക വിനോദങ്ങൾക്കായി ഈ വിവരങ്ങൾ വ്യാപകമായി പ്രഖ്യാപിക്കുകയോ കായിക വാർത്തകളെ report ചെയ്യുകയോ ചെയ്യാം sports പങ്കെടുക്കാത്തവരുടെ വിനോദത്തിന്റെ ഒരു പ്രധാന ഉറവിടം കൂടി ആണ്‌ ഇത് കാണികളുടെ കായിക വിനോദം വലിയ ജനക്കൂട്ടത്തെ കായിക വേദികളിലേക്ക് ആകർഷിക്കപ്പെടുകയും പ്രക്ഷോപണത്തിലൂടെ വിശാലമായ പ്രക്ഷോപകരെ പ്രക്ഷോഗതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു

പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിലെ ക കണക്കനുസരിച്ച് ആഗോള കായിക കായിക വ്യവസായത്തിന് അറുനൂറ്റി ഇരുപത് മി million മൂല്യമുണ്ട് ലോകത്തിൽ ഏറ്റവും access ചെയ്യാവുന്നതും പരിശീലനം പരിശീലിക്കുന്നതുമായ കായിക വിനോദനമാണ് നടക്കുന്നത് കായിക വിദ്യാഭ്യാസത്തിനും ഏർ ശാരീരിക വികസനത്തിനും പ്രാധാന്യം നൽകുന്ന ഒ ഒരു കായിക വിദ്യാഭ്യാസ സംബ്രതായമാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിൽ ഉള്ളത് വ്യക്തിയുടെ മൊത്തത്തിലുള്ള കഴിവുകളുടെ വിക ഏർ വികസനമാണ് കായിക വിദ്യാഭ്യാസത്തിലൂടെ ആർജ്ജിക്കേണ്ടത് ശാരീരിക ശേഷി മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്പം തന്നെ വിദ്യാഭ വിദ്യാർത്ഥികളുടെ ബുദ്ധി വികാസനത്തിനും വിക വികാസ ഏർ വികാസത്തിനും വ്യക്തിത്വ രൂപ വൽക്കരണത്തിനും കായിക പരിശീലനം പ്രയോജനപ്പെടുത്തുന്നതുമുണ്ട് സ്ഥിരോത്സാഹം ഒത്തൊരുമ നേതൃത്വ വൈവഭം വൈഭവം നിയമങ്ങളോടുള്ള അനുസരണ മാനസിക സന്തുലിതാവസ്ഥ തുടങ്ങിയ ഗുണങ്ങൾ ശരി ശരിയായ രീതിയിലുള്ള കായിക പരിശീലന പദ്ധ തി വഴി വളർത്തിയെടുക്കാൻ കഴിയും കായിക വിദ്യാഭ്യാസ പരിപാടികളെ പ്രധാനമായും മൂന്നായി തരം തിരിക്കാം ഒന്ന് കായിക വിനോദം foot ball volleyball basket ball cricket hockey tennis chess caroms തുടങ്ങിയവ രണ്ട് കായിക വിദ്യാഭ്യാസം നടത്തം ഓട്ടം ചാട്ടം discuss throw javelin throw hammer throw നീന്തൽ തുടങ്ങിയവ മൂന്ന് വ്യായാമ മുറകൾ ഗുസ്തി ഭാരത് ദഹ്‌ന തുടങ്ങിയവ കേരളത്തിന്റെ പുരാതന കായിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്ന കളരികളിൽ പല വിദ്യകളും അഭ്യസിച്ചിരുന്നു ഇന്നും ഈ കളരികൾ കുറച്ചൊക്കെ പ്രവർത്തിക്കുന്നു ആധുനിക രീതിയിലുള്ള കായിക പരിശീലന പദ്ധതികൾ ആദ്യമായി കേരളത്തിൽ ആരംഭിച്ചത് തിരുവനന്തപുരം university college ലാണ് പ്രായം ശാരീരികവും മാനസികവുമായ വളർച്ച ആരോഗ്യനില എന്നിവ കണക്കിലെടുത്തുകൊണ്ടാണ് കായിക പരിശീലന പദ്ധതികൾ ആവിഷ്‌കരിക്കുന്നത് pre primary തലത്തിൽ ശിശുക്കൾക്ക് നൽകുന്ന കായിക പരിശീലനം വിജയങ്ങളുടെ ശരിയായ വികാസനത്തിനു നു ശാരീരിക അവയവങ്ങളുടെ ചലങ്ങളെ ഏകോപിക്കുന്നതുമായിരിക്കണം ശരിയായ രീതിയിൽ നടക്കാനും ഓടാനും എറിയാൻനുമുള്ള കഴിവ് ഈ കാലഘട്ടത്തിൽ ആർജ്ജിക്കേണ്ടതുണ്ട് അതിനായി അംഗൻവാടികൾ preprimary school കൾ കലാ സാംസ്‌കാരിക സംഘടനകൾ എന്നിവയുമായി സഹകരിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള പരിശീലന പരിപാടികൾ സാധനാ വകം സൗജന്യമായി നടത്തി വരുന്നു കൂടാതെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കായികാഭ്യാസങ്ങൾ പരിശീലിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ മാതാപിതാക്കളെ ധരിപ്പിക്കുന്നതിനോ ധരിപ്പി ക്കുന്നതിനായുള്ള ബോധവൽക്കരണ പരിപാടികളും നടന്നു വരുന്നു school college വിദ്യാർത്ഥികളും യുവാക്കളും പ്രത്യേകിച്ച് പെൺകുട്ടികൾ കായിക പരിശീലനം അഭ്യസിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു വർധിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങൾ തടുക്കാൻ കായിക പരിശീലനം പെൺകുട്ടികളെ ശക്തരാക്കുന്നു പല school കളുടെയും സാമ്പത്തിക ഭദ്രത കോ ഏർ കൊറവ് കായിക പരിശീലനം യഥാവിധി നടത്തുന്നതിൽ നിന്നും അധികൃതരെ പിന്തിരിപ്പിക്കുന്നു ഇതുമൂലം താല്പര്യമുള്ള ധാരാളം കുട്ടികൾക്ക് കായികപരിശീലനത്തിനുള്ള അവസരം നഷ്ടപ്പെടുന്നു ഈ സാഹചര്യം മനസ്സിലാക്കി school കൾ തോറും survey നടത്തി കായിക വിനോദവും അഭ്യാസവും വ്യായാമുറകളും പഠിപ്പിക്കുക കായിക വിദ്യാഭ്യാസം ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളും രീതികളും തത്വങ്ങളും കായിക വിദ്യാഭ്യാസം preschool കൾ കുട്ടികളുടെ തത്വങ്ങൾ ഓരോ തത്വത്തിലും ഏർ പ്രത്യേകതകൾ കായിക വിദ്യാഭ്യാസം system തെളിവുകൾ

ഏർ സമയം ചിലവഴിക്കണം ഈ വർഷം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മാറുന്നു എല്ലാത്തിനുമുപരി വിദ്യാഭ്യാസ ആധുനിക വിദ്യാഭ്യാസ ഉദ്ദേശം പരസ്പ്പര വ്യക്തിത്വം അറിവുകൾ കഴിവ് മാത്രമല്ല നല്ല ശരീരിക വികസനം അതുകൊണ്ട് നല്ല ആരോഗ്യം മാത്രം മാത്രം ഇതു കായിക വിദ്യാഭ്യാസം അതിന്റെ ഉദ്ദേശം ലക്ഷ്യങ്ങൾ തത്വങ്ങൾ അറിയാൻ പ്രധാനമാണ് അതുകൊണ്ടാണ് ഈ പരിജ്ഞാനത്തിൽ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

ഇഞ് എട ഇല്ലേ പൊർത്താ ആഹ് വീട്ടിന്റെ പൊർതന്നെ അതെയോ പിന്നാ മക്കൾ ഒക്കെ സുഖം തന്നെ എല്ലാർക്കും നല്ലന്നെ എന്താ വിളിച്ചേ എടാ അമ്മളെ trip ന്റെ എന്തായി ആഹ് ഞാൻ നിന്നെ വിളിക്കാൻ ഇരിക്കെയ്‌നും എന്തായി സ്തലം ഒറപ്പിച്ചോ ഇൻക് ഒരു പോവാനൊരിത് ഇത്‌ ഇണ്ടോ എന്തെല്ങ്കിലിം ഒരു വയനാട്‌ ഇങ്ങനെ പറയുന്നുണ്ട് വയനാട് ഏങ്ങനെ ഉണ്ടാവും പോയാല് വയനാറ്റിലെന്റട ഇത്ര വല്യ കാണാൻ മാത്രം ഇല്ലെ നമ്മക്ക്‌ വാഗമൺലോട്ട് വിട്ടാലോ വാഗമണാ ആ വാഗണായലും എനക്ക് എവിടെയാലും ok ആണ് നീ അവരോടൊപ്പം ഒന്ന് പറഞ് നോക്ക് ആഹ് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട്ണ്ടാർന്ന് അവിടെ അഡ്വളി ആണ് കാണാന്

വാഗമണ് അങ്ങോട്ട് പോയിട്ടില്ല ഏഹ് അവിട നമ്മള് hilltop ലാ നിന്നിട്ട്ണ്ടർന്നേ full അഡ്വളി നല്ല രസാൻഡേർന്ന് അവിടെ tent ഒക്കെ എടുത്തിട്ട ഞമ്മള് താമസിച്ചേ

ആഹ് നമ്മള് രണ്ടാളും പെട്ടന്ന് പറഞ്ഞതാ തലേന്ന് രാത്രി ഇണ്ട് പറയന്ന വേഗം കീയ് അമ്മക്ക് പോവാലോന്ന് പറഞ്ഞിട്ട്

ആഹ് നമ്മള് ഇപ്പ ആരല്ല പോവാ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 ആഹ് ഹിബ ok അന്ന് എന്നോട് പറഞ്ഞിന് വേറേ ഫിദ യൊക്കെ എങ്ങന വരാരുക്കൂലെ ആ ഒന്നും ഞാൻ message അയച്ചിട്ടില്ല എനക്ക് ഇപ്പൊ ഓർമ വന്ന നാൻ ഇന്ന വിളിച്ചതാ ആഹ് എല്ലാരും ഉണ്ടെങ്കിലേ രസണ്ടാവുള്ളു മ്മ് അതെന്നെ ഏല്ലാരും ഉണ്ടെങ്കില് അഡ്വളി ആയ്‌രിക്കും നല്ല രസണ്ടാവും അവിടെ അടിത്തന്നെ വെള്ളച്ചാട്ടം ഒക്കെ ഇന്ഡെടി ആണോ ആഹ് നല്ല രസയ്ക്കും നാൻ കൊറേ ആയി അഹ് എവിടെങ്കിലും അങ്ങനെ trip ഒക്കെ പോയിട്ട്

നമ്മള് കൊറേ ആയിലെ ഇത്‌ പറഞോണ്ടക്ന്നു ഒന്ന് അങ് ശരിയിട്ടല്ലലോ മ്മ് എത്ര നാളായി തൊടങ്ങീട്ട് മ്മ് പൊന്നുണ്ടെങ്കിൽ എന്തയാലും കൊറച് ഒര് അഞ്ചു ദേവസേങ്കില് നിക്കണം ആഹ് അത് ശെരിയാ അത്രോക്കെ കാണാന് ഇന്ഡെടി കൊറേ സ്തലം ഉണ്ട് അവടെ കാണാൻ വേണ്ടീട്ട് ആഹ് നമക്ക് അവിടന്ന് വേണെങ്കിൽ വേറെ എവിടെങ്കിൽ പോവേം ചെയ്യലൊ ആഹ് നമക്ക് അവിടന്ന് നേരെ കൊച്ചിലേക്ക് വിടാ ആഹ് വാഗമണ് വേ എന്തോക്കൊ കാണാന് ഉള്ളെ നീ പോയിട്ടില്ലെ ആഹ് വാഗമണ് ഞങ്ങള് പോയപ്പോള് മലന്റെ മോളിലാ അവട trecking ഒക്കെ ഇണ്ട് അ വേറേ വേറെ മമ്മു മാരെ കുത്തി കേട്ടീട് trecking ഒക്കെ പോവാ നല്ല view ആട അമ്മാളു ശെരിക്കും വല്യ ഇത് ഒരു നമ്മള്വ വല്യ ഒരു മല ൻറെ വല്യ ഒരു മലന്റെ മോളിലി കേരി നിക്ക ചെയ്യ അവിട അമ്മാള് tent ഒക്കെ അടിച്ചി food ഒക്കെ കഴിച്ഛ് full പാട്ടും കൂത്തും ഒക്കെ ആയിട്ട്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

ഇപ്പൊ തണുപ്പെന്നെ ആയിരിക്കും

അവിടെ കൊറേ കളിക്കുന്ന സദാനൊക്കെ ഇൻഡ്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

ഇല്ല ഞാൻ ആ side ലെക്കേ പോയിട്ടില്ല വായനാടൊക്കെ പോയിട്ടുണ്ട്

നമ്മളാ college ന്ന് പൊയിട്ടുണ്ടായ്നു വാഗമണലേക്ക് ആഹ് നീ പോയി ഓ നീ പോയിക്കൂലാലേ ഇല്ല ഞാന അന്ന് എനക്ക് എന്നേരം എന്റെ കല്യാണ സമയയർന്ന് അത്‌കൊണ്ട് പോയിട്ടില്ല പറയുമ്പോലെ ഇന്റെ anniversary ആകാൻ ആയല്ലോ

മ്മ് treat ഒക്കെ മാപ്പിള ഇല്ലല്ലോ നാട്ടില് നമക്ക് നോക്ക ഞമ്മക്ക് നീ ഇണ്ടല്ലോ പിന്നെന്താ തെര treat എല്ലം തെര ആഹ് ആഹ് last മുങ്ങാണ്ട് നിന്നാ മത ഇല്ലപ്പ നമ്മള trip പോവ്ന്ന സമയത്തന്നായര്ക്കും മിക്കവാറും വെർത്തു ഏഹ് എന്ന പിന്നെ അഡ്വളി അല്ല പിന്നെന്താ വേണ്ടേ ആഹ് ഏഹ് ട്വന്റി ഫസ്റ്റ് നല്ല അപ്പം നമ്മളാ പോ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

അവട എത്തട്ടെ ആത്യം നമ്മള് പോന്നത് പറ നമ്മളെ എങ്ങനെ പോവ എന്തായാലും അമ്മാൾ വണ്ടി പിടിചെന്നേ പോണ്ടേരും കാരണം ഇതാണ് ന്ന് full ന്നാ പറയാ ഒര് off road പോലത്താണ് full താറ് ഒന്നും അങ്ങനെ ചെയ്‌തിട്ടില്ല

പകുതി വരാ താറ് ഒക്കെ ചെയ്ദുക്കുള്ളൂ അപ്പൊ ബാക്കി എനി എന്തായലും അങ്ങനെ പോവ്ന്ന വഴിക്ക് അമ്മാൾ വണ്ടി എടുത്തിട്ട് പോവന്നല്ലേ നല്ലേ ആര ഓടിക്

എനക്ക് തോന്നുന്ന് rent ന് എടുക്കാന്ന് വെർതെ എന്തിനാ അമ്മളെ വൻ പണി ശേ വൻ പണി ആക്കുന്നു sorry വണ്ടി പണിയാക്കുന്നു പക്ഷേ rent ന് എടുത്താലും നമ്മക്ക് ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ നമ്മള് തന്നെ ഇത്താക്കണ്ടേ നമ്മള വണ്ടി ആവുമ്പൊ നമ്മക്ക് ആപ്രശനം ഇല്ലാലോ എന്നാലും ആഹ് ആര വണ്ടി ഓടിക്ക എനിക്കെന്താലും driving അറീല്ല നീയോ ഹിബയോ നോക്കണം മ്മ് നല്ലണ്ട അയ്യോ ഞാനില്ലാ ആ റോട്ടിലേക്ക് എനിക്ക് എന്തായാലും ഇതാവൂല ഹിബനോട് ചോയ്ച്ചൊക്കെ ആഹ് എന്നാ അമ്മക്ക് അവരും കൂടി വന്നിട്ട് ഒന്നി discuss ചെയ്‍തിട്ട് തീരുമാനിക്കുക വണ്ടീന്റെ മ്മ് stay യും food ഒക്കെ ആടത്തന്നെ അമ്മക്ക് ചെയ്യാ അതാന്നു തോന്നു നല്ലേ മ്മ് അതാ food ഒക്കെ അവരെന്നെ പ്രൊ അവരെന്നെ ചെയ്യും ആഹ് നിനക്ക് അറിയാലോ അതോണ്ട് കൊയപ്പലാ നമ്മക്ക് അവട നോക്കീട്ട്ചെ യ്യാ ആഹ് husband ന്റെ friend ആണ്അടെ ആണോ ഓ അപ്പൊ നല്ലേ നമ്മക്ക് അതിന്റെ ഒര് ഇത് കിട്ടുവല്ലോ മ്മ് ഓ ഓ ആഹ് പിന്നാ പിന്ന ഫൂ food എല്ലാം നല്ലെന്നല്ലേ അവിടത്ത

ആഹ് നമ്മള് അന്നേരം family ആയിട്ട് പോണോന്നൊക്കെ വിചാരിച്ചതെന്നും പക്ഷെ ഒന്നും നടന്നില്ല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

ഇന്റെ internship ന്റെ ന്തായി ആഹ് അതിപ്പോ നടക്കുന്നുണ്ട് ആഹ് അത് പറഞ്ഞപ്പോ ഓർത്തെ internship ന്റെ നമ്മള ഇവിടുന്ന് ഇവര് trip പോയിട്ടിണ്ടായന് ഈ മണലിലേക്ക്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 ഇല്ലടാ നമക്ക് ഇല്ല ഇവട sales ലെ team ന് അയ്‌ശേരി എനക്ക് പോവാന് ഭയങ്കര ആഗ്രഹം ഉണ്ടായ്ന്